അപ്പോ കൂടുതലുനമ്മളുകണ്ടുവരുന്ന ഏഹ് നെൽകൃഷിയല്ലെ നമ്മടെനാട്ടിലുമൊത്തം കണ്ടുവരുന്ന പക്ഷേ ഇപ്പോ അങ്ങനെ നെൽകൃഷിയൊന്നും ചെയ്യാൻ ആർക്കും താല്പര്യമില്ല എന്തുകൊണ്ടിപ്പത്തോരാധുനികതലമുറയാണെങ്കില് നെൽകൃഷിയോന്നും ചെയ്യാതെ മൊത്തം ഇപ്പം കൂടുതലും സ്ഥാപനങ്ങളും അല്ലെങ്കില് മൊത്തത്തിലാണെങ്കില് ഏഹ് നെൽകൃഷിയോടെല്ലാവർക്കൊര് താല്പര്യയില്ലാത്തൊരു സാഹചര്യ ഇപ്പൊളുള്ളെ അതിപ്പോ അഹ് അതിന്റയോരവസ്ഥയെന്താ അത് അതെന്താങ്ങനെവരാൻ കാരണം നമ്മള്കൂടുതലനന്യസംസ്ഥാനങ്ങളെയല്ലേ കൂടുതലും ഏഹ് എല്ലാത്തിനുവായിട്ട്

കൂടുതലും ആഹ്ഹ് എല്ലാരും

നമുക്ക് സ്വന്തം ഈപ്പഴത്തെയൊരാൾക്കാർക്ക് ഇപ്പഴത്തെചെറുപ്പകാർക്കാണെങ്കില് സത്യംപറഞ്ഞാ പണിയെടുക്കാനൊക്കെബയങ്കരമടിയ കൃഷിനുപറഞ്ഞതന്നെവർക്കോര്താല്പര്യവില്ല മൊത്തം അവസ്ഥത്തേന്ന് വെച്ചുകഴിഞ്ഞാ ഏഹ്ഹ് അങ്ങനെ കൃഷിയോടൊന്നുവല്ല അവർക്ക് മറ്റ് ഏഹ് ജോലിചെയ്യാനോക്കെയാണ് കൂടുതലുതാല്പര്യം.

അപ്പ കൃഷിയെന്ന് കൃഷിയിപ്പോന്നമ്മടെ സമൂഹത്തിപ്പം മാറിക്കൊണ്ടിരിക്കുവല്ലേ ഇപ്പ നമ്മടെയൊക്കെ ഏഹ് കാർന്നോമ്മാര് അല്ലേ നമ്മടെ അച്ഛന് അപ്പൂപ്പന്മാരൊക്കെ അഹ് ആ പ്രായവുള്ള ആളുകളാര്ന്ന് കൃഷിചെയ്തോണ്ടിരുന്നെ പക്ഷേ അത് മാത്രമല്ല കൃഷിചെയ്യതായിപ്പം ഒര് പൈസ ഒന്നും കിട്ടുന്നില്ല ഫുള്ളും നഷ്ടമാ കൃഷിചെയ്യുന്നവർക്ക് ഏഹ് അതോര്സത്യാവസ്ഥയല്ലേ അതിനെപ്പറ്റിനി നിനക്കെന്തായിപറയാനുള്ളേ കൃഷി ചെയ്തായിപ്പംഎന്തേലും ലാഭം കിട്ടുന്നുണ്ടോ കൃഷിചെയ്തിട്ടിപ്പം കാര്യവായിട്ട്

കൂടുതലും കർഷകരക്കെയിപ്പോ ആത്മത്യടെ വക്കിൽനിക്കുവാന്നന്നെ നമ്മളിപ്പോ പത്രത്തിലൊക്കെ കൊറേ വാർത്തകളൊക്കെ വരുന്നുണ്ട്. പിന്നെ സർക്കാര് പക്ഷേ അതിനായിട്ട് പലനിയമങ്ങളും ഇറക്കുന്നുണ്ട് അഹ് അതുപോലെ അഹ് വിത്തുകളൊക്കെവിതരണം ചെയ്യുന്നിണ്ട്. വീടുകളിൽപോലും ചെറിയചെറിയ കൃഷികള്ചെയ്യാൻവേണ്ടിട്ടായിട്ട് അവരോരൊ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നോണ്ട്. ഇപ്പോ എന്റെ വീട്ടില് ഏഹ് ഇതുപോലെ ഏഹ് അങ്ങനെ വഴിന്നൊക്കെ എ വിത്തുകിട്ടുന്നത് അതൊക്കെ നട്ട് ഇപ്പോ കുറച്ച് അ ചേറിയരീതിയിലുള്ള ഒര് ഇത് ഞങ്ങടെവീട്ടിലിൻണ്ട്

ചെറിയരീതിയിലുള്ള കൃഷി വെണ്ടയ്ക്ക, തക്കാളി, പച്ചമുളക് അതൊക്കെ.

അപ്പ അങ്ങനെയാവുമ്പോഴേക്കും ചെറിയഒര് ഇതില്ന്നമ്മടെവീട്ടില് സാമ്പത്തികമായിട്ടുവോക്കെ നമുക്ക് പച്ചക്കറികള് വാങ്ങുന്നനെന്നുവോക്കെ കുറച്ച്

അതൊക്കെപേട്ടന്നുതന്നെന്നെര് ഈയോര് ഉപയോഗമറ്റെന്തോ പെട്ടന്നുകൂടുന്നേല് ഏഹ് മറ്റെ കായിഫലങ്ങളോ ഇപ്പം രാസവളങ്ങളുപയോഗിച്ചിട്ട് പലതരത്തിലുള്ള അതുഭയങ്കര നമുക്കു ഭയങ്കരദോഷല്ലേ പലതരത്തിളുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളല്ലേയിപ്പം കണ്ടുവരുന്നെ.

അപ്പം അഹ് ഇപ്പം ജൈവവളവാണെങ്കില്ഉയയോഗിക്കാനുംതാല്പര്യമില്ല കാരണെന്താരിക്കുല്ലാരുരു രാസവളമുപയോഗിക്കുന്നെ ഇപ്പം അതമാത്രല്ല എല്ലാവർക്കും കൂടുതല് രോഗങ്ങളൊക്കെയിപ്പോ കണ്ടുവരുവ അപ്പോ ഭക്ഷങ്ങളിൽത്തന്നെ വല്യവല്യ രോഗങ്ങള് കണ്ടുവരുവ അപ്പോത്കൃഷീനെ അത് മണ്ണിനെക്കെത് ഭയങ്കരേറെ ബാധിക്കില്ലെ.

ആ രാശവളങ്ങളുപയോഗിമ്പോഴേക്കും അതിന്റെതായ ഏഹ് വിപത്തുകള് നമ്മടെ ജീവിതത്തില് വരും അഹ് അഹ് അത്നല്ലകായഫലങ്ങളൊക്കെ ഇണ്ടാവുകയും നല്ല ഭഗിയിലുള്ളയാരീതിയിലെ പച്ചക്കാറികളായലും, പഴങ്ങളായാലും ഇണ്ടാവുവെങ്കിലും പക്ഷെ അത്കഴിച്ചകഴിഞ്ഞിട്ടുള്ള ദൂഷ്യഫലം നമുക്കുപിന്നീടാണ് വെരുന്നത്.

അപ്പ ആ ഒര് വെത്യാസം വരുമ്പോതന്നെ ആൾക്കാർക്കുകൂടുത്തലും എന്നരാസവളവുപയോഗയിച്ചേക്കാം അതാവുമ്പോ നല്ല ഈടുകിട്ടും നല്ല ഫലംകിട്ടും പക്ഷേ ആരും അത് അതിനുശേഷവുള്ള നമ്മുടാരോഗ്യത്തിനക്കുറിച്ചൊന്നുവോന്നും ആര് ഇപ്പാണെങ്കിൽ ഒത്തിരി അസുഖങ്ങള് ഇങ്ങനെ വന്നോണ്ടിരിക്കുവാണ്.

അല്ല അത് വളരെവല്യസത്യാവസ്ഥയാട്ടോ കാരണിപ്പം ഈ മറ്റെ നമ്മടെമണ്ണിന്റെയോര് ഏഹ് ഒരുഗുണമേത്മയൊക്കെ അതിന്നഷ്ട്ടപ്പെട്ടുകൊണ്ടിരിക്ക കാരണം മണ്ണാണിതിപ്പം വളരെ മോശം ഒര് ഭയങ്കരമോശായിട്ടാണിപ്പം മണ്ണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഓരോ എല്ലാടത്തും കൃഷിചെയുന്നസ്ഥലത്തുള്ള മണിനോക്കെയാണെങ്കിലതിൻ്റെയോര് അത് അഹ് വളരെയേറെ ഭയങ്കര മോശവായ അവസ്ഥയെലോട്ടപോയ്കോണ്ടിരിക്കുന്നെ. കൃഷിനുപറഞ്ഞനമുക്ക് വല്യഒര് നമ്മടെ നാടിന്റയൊരുവല്യഒര് സമ്പത്താണ് കാരണം അത് ഇല്ലെങ്കിലോ നമുക്ക് അപ്പോതിന്റ ദൂഷ്യബലങ്ങള് നമ്മള് വേറെ അനുഭവിക്കേണ്ടിവരു കാരണനമുക്കെല്ലാക്കാലത്തും കേരളത്തെ തമിഴ്നാടിനെന്നും ആസ്വധികാനും പറ്റത്തില്ല അവര് പറയുന്നെ

കൃഷി ചെയ്താമാത്രം കൃഷിചെയ്യുമ്പോതന്നെത് നമുക്ക് അദ്ധ്വാനിക്കേണ്ടതിൻ്റെ വെലയെന്താന്ന് കൂടുത്തലുനന്നായിട്ടറിയാൻപറ്റൂളളൂ കാരണംനമ്മടെ പറമ്പിലൂടെ നമ്മള് കൃഷി ചെയുമ്പോ നമുക്കാണെങ്കിലും കൂടുതലൊര് അദ്ധ്വാനം അതമാത്രല്ലൊര് വ്യായാമവാണ് അത്പോലെതന്നെ നമ്മടെ ശരീരത്തിനും, മനസിനുവൊക്കെ വല്യഒര് ഊർജ്ജംനൽകുന്നൊര്കാര്യയാണ് കൃഷിയെന്ന്പറഞ്ഞുകഴിഞ്ഞ അതെല്ലാം ഇന്നത്തെരുതലമുറത് നഷ്ട്ടപ്പെടിത്തികൊണ്ടിരികുവാണ് പക്ഷങ്ങനെ ത നഷ്ട്ടപ്പെടുത്താതെന്ന് ശരിയല്ലെന്നാണ് എനിക്കെപ്പഴും തോന്നുന്നോര്കാര്യയെന്നാനിക്കെപ്പഴും തോന്നീട്ടുള്ളത്.